ലിബ്രിയോഫീസ് കാൽക്ക് ഇൻസർട്ടിംഗ് ഇമേജസ് എന്ന സ്പോകെൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം
ഇവിടെ പഠിക്കുന്നത് ഒരു ഡോക്യുമെന്റിൽ ഇമേജ് ഇൻസേർട്ട് ചെയ്യുന്നത്
ഉദാഹരണം ജെപിഇജി പിഎൻജി അല്ലെങ്കിൽ ബിഎംപി
ഇതിനായി ഉപയോഗിക്കുന്നത് ഉബുന്റു ലിനക്സ് വെർഷൻ 1004 ലിബ്രിയോഫീസ് സ്യൂട്ട് വെർഷൻ 334 സ്പ്രെഡ്ഷീറ്റിൽ ഇമേജുകൾ ചേർക്കുന്ന രീതികൾ ഇമേജ് ഫയൽ നേരിട്ട് ഇൻസേർട്ട് ചെയ്യുന്നത്
ഒരു ഗ്രാഫിക്സ് പ്രോഗ്രാമിൽ നിന്ന്
ഒരു clipboardന്റെ സഹായത്തൽ
ഗ്യാലറിയിൽ നിന്ന്
ഓരോന്നിനെ കുറിച്ചും വിശദമായി പഠിക്കാം
personal finance trackerഓഡ്സ് സ്പ്രെഡ് ഷീറ്റ് തുറക്കാം
ആദ്യമായി ഷീറ്റ് 2 സിലക്റ്റ് ചെയ്യുക
നമുക്ക് ഈ ഷീറ്റിൽ ഇമേജുകൾ ഇൻസേർട്ട് ചെയ്യാം
ഒരു സെൽ സിലക്റ്റ് ചെയ്തിട്ട് picturesഇൻസേർട്ട് ചെയ്യുന്നതാണ് നല്ലത് ചെയ്യാം
നിങ്ങളുടെ കംപ്യൂട്ടറിൽ ഒരു ഇമേജ് നേരത്തേ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇൻസേർട്ട് ചെയ്യാനായി ആദ്യം ഇൻസെർട്ട് ക്ലിക്ക് ചെയ്യുക
എന്നിട്ട് പിക്ചർ
ഫ്രോം ഫൈൽ സിലക്റ്റ് ചെയ്യുന്നു
ഇപ്പോൾ നിങ്ങൾക്ക് ഇൻസേർട്ട് ചെയ്യേണ്ട ഇമേജ് ലൊക്കേറ്റ് ചെയ്യുക
ഞാൻ ഡെസ്ക്ടോപ്പിലെ ഇമേജസ് ഫോൾഡറിൽ ചില ഇമേജുകൾ സ്റ്റോർ ചെയ്തിട്ടുണ്ട്
ഞാൻ ഇമേജ്1 തിരഞ്ഞെടുക്കുന്നു
ലൊക്കേഷൻ ഫീൽഡിൽ നമുക്ക് ഇമേജിന്റെ പേര് കാണാം
ഓപ്പൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക
സ്പ്രെഡ് ഷീറ്റിൽ ഇമേജ് കാണുന്നത് ശ്രദ്ധിക്കുക
ലിങ്ക് ചെയ്ത് കൊണ്ട് മറ്റൊരു പിക്ചർ ഇൻസേർട്ട് ചെയ്യാം
ആദ്യം ഒരു പുതിയ സെൽ സിലക്റ്റ് ചെയ്യുക
ക്ലിക്ക് ചെയ്യുക ഇൻസെർട്ട് പിക്ചർ എന്നിട്ട് ഫ്രോം ഫൈൽ സിലക്റ്റ് ചെയ്യുക
മറ്റൊരു ഇമേജ് സിലക്റ്റ് ചെയ്യാം
ഇപ്പോൾ ഇമേജ് 2 ക്ലിക്ക് ചെയ്യുക
ഈ ഇമേജ് നിങ്ങളുടെ ഡോക്യുമെന്റുമായി ലിങ്ക് ചെയ്യുന്നതിന് ലിങ്ക് ഓപ്ഷൻ ചെക്ക് ചെയ്ത് ഓപ്പൻ ക്ലിക്ക് ചെയ്യുക
അപ്പോൾ കാണുന്ന ഡയലോഗ് ബോക്സിനുള്ളിൽ കീപ് ലിങ്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക
ഇപ്പോൾ പിക്ചർ ഫയലുമായി ലിങ്ക് ചെയ്യപ്പെട്ടു
ലിങ്കിങ് നമ്മൾ ഒരു ഫയൽ ലിങ്ക് ചെയ്യുമ്പോൾ ഈ ഇമേജ് സ്പ്രെഡ് ഷീറ്റ് ഉൾകൊള്ളാത്തതിനാൽ സ്പ്രെഡ്ഷീറ്റ് സേവ് ചെയ്യുമ്പോൾ അതിന്റെ സൈസ് ചെറുതായിരിക്കും
കൂടാതെ ഇത് രണ്ട് ഫയലുകളും പ്രത്യേകം മോഡിഫൈ ചെയ്യാൻ യൂസറിനെ പ്രാപ്തനാക്കുന്നു
ഇമേജ് ഫയലിൽ വരുത്തുന്ന എല്ലാ മാറ്റങ്ങളും സ്പ്രെഡ്ഷീറ്റിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന ഇമേജിലും പ്രതിഫലിക്കും
ഫയലുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ഇമേജ് 2ന്റെ കളർ ഗ്രെയ്സ്കേൽ ആക്കാം
ഈ ചിത്രം എഡിറ്റ് ചെയ്യാനായി ഞാൻ ഗിംപ് ഉപയോഗിക്കുന്നു
നിങ്ങളുടെ മെഷീനിൽ ഇൻസ്റ്റോൾ ചെയ്തിട്ടുള്ള ഏത് എഡിറ്ററും നിങ്ങൾക്ക് ഉപയോഗിക്കാം
ആദ്യം personal finance trackerഓഡ്സ് സേവ് ചെയ്ത് ക്ലോസ് ചെയ്യട്ടെ
അടുത്തതായി ഇമേജസ് ഫോൾഡറിലേക്ക് പോകുക
ഇമേജ് 2 സിലക്റ്റ് ചെയ്യുക
ഇപ്പോൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൻ വിത്ത് ഗിംപ് സിലക്റ്റ് ചെയ്യുക
ഇമേജ് 2 GIMPൽ തുറക്കുന്നു
Pictureനെ കളറിൽ നിന്നും greyscaleലേക്ക് മാറ്റുന്നു
ഇപ്പോൾ ഇത് സേവ് ചെയ്ത് ഇമേജ് ക്ലോസ് ചെയ്യുക
personal finance trackerഓഡ്സ് തുറക്കുക
ഇമേജ് 2 ഇപ്പോൾ greyscaleൽ കാണുന്നു
പക്ഷേ ലിങ്കിങിന്റെ ഏറ്റവും വലിയ അസൌകര്യം എന്തെന്നാൽ ഈ സ്പ്രെഡ്ഷീറ്റ് മറ്റൊരു കംപ്യൂട്ടറിലേക്ക് അല്ലെങ്കിൽ യൂസറിന് അയക്കുമ്പോൾ സ്പ്രെഡ് ഷീറ്റും ഇമേജ് ഫയലും അയക്കേണ്ടി വരും
അതായത് രണ്ട് ഫയലും സ്റ്റോർ ചെയ്തിരിക്കുന്ന ലൊക്കേഷൻ അറിയണം
സ്പ്രെഡ് ഷീറ്റിന് വലത് വശത്തേക്ക് ഈ ഇമേജ് നീക്കാം
ഒരു സ്പ്രെഡ് ഷീറ്റിൽ ഇമേജ് ഇൻസേർട്ട് ചെയ്യുന്നതിനുള്ള മറ്റൊരു മാർഗം ഇതിനെ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഫോൾഡറിൽ നിന്ന് സ്പ്രെഡ് ഷീറ്റിലേക്ക് ഡ്രാഗ് ചെയ്യുകയാണ്
ഒരു ഇമേജ് ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യാം
ഇപ്പോൾ ഇമേജ് ഫയൽ നിങ്ങളുടെ സ്പ്രെഡ് ഷീറ്റിൽ ആവശ്യമുള്ള സ്ഥലത്തേക്ക് ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പും ചെയ്യുക
നിങ്ങളുടെ ഡോക്യുമെന്റിൽ ഇമേജ് ഇൻസേർട്ട് ചെയ്തതായി നിങ്ങൾക്ക് കാണാം
CTRL Z പ്രസ് ചെയ്ത് ഈ മാറ്റങ്ങൾ അൺഡു ചെയ്യാം
ഇപ്പോൾ ഡ്രാഗ് ഡ്രോപ്പ് മെത്തോട് ഉപയോഗിച്ച് ഇമേജ് ലിങ്ക് ചെയ്യാം
ഇത് വളരെ എളുപ്പമാണ്
ഇമേജ് സ്പ്രെഡ്ഷീറ്റിലേക്ക് ഡ്രാഗ് ചെയ്യുമ്പോൾ കണ്ട്രോൾ Shift കീകൾ പ്രസ് ചെയ്യുക
ഇമേജ് ഫയൽ ഇപ്പോൾ ഡോക്യുമെന്റിൽ ലിങ്ക് ചെയ്യപ്പെട്ടു
CTRL S കീകൾ ഒരുമിച്ച് പ്രസ് ചെയ്ത് കാൽക്ക് ഫയൽ സേവ് ചെയ്യുക
ഇപ്പോൾ ഫയൽ ക്ലോസ് ചെയ്യട്ടെ
ഇനി ഇമേജ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഫോൾഡറിലേക്ക് പോകുക
നമ്മൾ ഇൻസേർട്ട് ചെയ്തിട്ടുള്ള ഇമേജ് 3ജെപിജി ഇമേജിനെ image4ജെപിജി എന്ന് റിനേം ചെയ്യുക
പെർസണൽ ഫൈനാൻസ് trackerഓഡ്സ് ഫയൽ വീണ്ടും തുറക്കാം
ലിങ്ക്ഡ് ഇമേജ് കാണാൻ കഴിയുന്നില്ല
ലിങ്ക്ഡ് പത്ത് ഒരു എറർ കാണിക്കുന്നു
ഈ ലിങ്ക് ഡിലീറ്റ് ചെയ്യുന്നു
ട്യൂട്ടോറിയൽ പൌസ് ചെയ്ത് ഈ അസൈൻമെന്റ് ചെയ്യുക
ഒരു കാൽക്ക് ഷീറ്റിൽ ഒരു ലിങ്ക് ആയി ഇമേജ് ഇൻസേർട്ട് ചെയ്യുക
സേവ് ചെയ്തിട്ട് ക്ലോസ് ചെയ്യുക
ഇമേജ് സൂക്ഷിചിട്ടുള്ള ഫോൾഡറിൽ പോയി അത് ഡിലീറ്റ് ചെയ്യുക
കാൽക്ക് ഫയലിൽ ഈ ഇമേജ് ഇപ്പോഴും കാണാൻ കഴിയുമോ എന്ന് അത് തുറന്ന് പരിശോധിക്കുക
ഇപ്പോൾ ഇമേജ് ഫോൾഡറിലേക്ക് ഇമേജ് തിരികെ പേസ്റ്റ് ചെയ്യുക
കാൽക്ക് ഫയലിൽ ഇമേജ് കാണാമോ എന്ന് പരിശോധിക്കുക
സ്റ്റാൻഡർഡ് ടൂൾ ബാറിന് താഴെയുള്ള ഒരു പുതിയ ടൂൾബാർ ശ്രദ്ധിക്കുക
ഇതാണ് പിക്ചർ ടൂൾ ബാർ
പിക്ചർ ടൂൾ ബാറിന്റെ മുകളിൽ ഇടത് വശത്ത് കാണുന്ന ഫിൽട്ടർ ബട്ടൺ ഇമേജിന്റെ ലൂക്ക് മാറ്റുന്നതിനായി വിവിധ ഓപ്ഷനുകൾ നല്കുന്നു
CTRL Z പ്രസ് ചെയ്ത് ഇത് അൺഡു ചെയ്യാം
ഇമേജിനെ ഗ്രേസ്കേൽ black and വൈറ്റ് അല്ലെങ്കിൽ വാട്ടർമാർക്ക് ആക്കുന്നതിനുള്ള ഓപ്ഷനുകൾ ഗ്രാഫിക്സ് മോഡ് ബട്ടണിൽ ഉണ്ട്
പിക്ചർ ടൂൾ ബാറിലെ മറ്റ് ഓപ്ഷനുകൾ പിന്നീട് നോക്കാം
അടുത്തതായി ഒരു clipboardൽ നിന്ന് ഇമേജ് ഇൻസേർട്ട് ചെയ്യുന്നതെങ്ങനെ എന്ന് നോക്കാം
Clipboardൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ഇമേജ് ഒരു ലിബ്രിയോഫീസ് സ്പ്രെഡ് ഷീറ്റിൽ നിന്ന് മറ്റൊന്നിലേക്ക് കോപ്പി ചെയ്യാം
ഒരു പുതിയ സ്പ്രെഡ് ഷീറ്റ് സൃഷ്ടിച്ച് അതിന് abcഓഡ്സ് എന്ന പേര് നല്കുക
ഇതാണ് നമ്മുടെ ടാർഗെറ്റ് ഡോക്യുമെന്റ്
personal finance trackerഓഡ്സ് ഫയലിൽ നമുക്ക് ഒരു ഇമേജ് ഉണ്ട്
ഇതാണ് നമ്മുടെ സോർസ് ഡോക്യുമെന്റ്
ഇപ്പോൾ കോപ്പി ചെയ്യേണ്ട സോർസ് ഫയലിൽ നിന്നും ഇമേജ് സിലക്റ്റ് ചെയ്യുക
ഇമേജ് കോപ്പി ചെയ്യാനായി CTRL C കീകൾ ഒരുമിച്ച് പ്രസ് ചെയ്യുക
ഇമേജ് ഇപ്പോൾ clipboardൽ സേവ് ചെയ്യപ്പെട്ടു
ഇപ്പോൾ abcഓഡ്സ് എന്ന ടാർഗെറ്റ് ഡോക്യുമെന്റിലേക്ക് പോകുക
abcodsൽ ഇമേജ് സേവ് ചെയ്യേണ്ട ലോക്കേഷൻ സിലക്റ്റ് ചെയ്യുക
ഡോക്യുമെന്റിൽ ഇമേജ് സേവ് ചെയ്യാൻ CTRL V കീകൾ ഒരുമിച്ച് പ്രസ് ചെയ്യുക
ഇമേജ് നമ്മുടെ ടാർഗെറ്റ് ഫയലിൽ ഇൻസേർട്ട് ചെയ്തിട്ടുള്ളത് കാണാം
കാൽക്ക് Galleryൽ നിന്ന് ഇമേജ് നേരിട്ട് എങ്ങനെ ഇൻസേർട്ട് ചെയ്യാമെന്ന് ഇപ്പോൾ പഠിക്കാം
സ്പ്രെഡ്ഷീറ്റ് ഇൻസേർട്ട് ചെയ്യാൻ കഴിയുന്ന imageഉം soundഉം Galleryൽ ഉണ്ട്
ഇതെങ്ങനെ ചെയ്യുമെന്ന് നോക്കാം
സ്റ്റാൻഡേർഡ് ടൂൾ ബാറിൽ ഗാലറി ഐക്കൺ ക്ലിക്ക് ചെയ്യുക
മറ്റൊരു രീതിയിൽ മെനു ബാറിലെ ടൂൾസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക
എന്നിട്ട് ഗാലറി
Galleryയിലെ ഇമേജുകൾ നോക്കുക
നിങ്ങളുടെ ഡോക്യുമെന്റിൽ ഇൻസേർട്ട് ചെയ്യേണ്ട ഇമേജിൽ ക്ലിക്ക് ചെയ്യുക
Galleryൽ നിന്ന് ഇമേജ് ഡ്രാഗ് ചെയ്ത് സ്പ്രെഡ് ഷീറ്റിൽ ഇൻസേർട്ട് ചെയ്യേണ്ട ഭാഗത്ത് ഡ്രോപ്പ് ചെയ്യുക
personal finance trackerഓഡ്സ് ഫയലിൽ ഇമേജ് ഇൻസേർട്ട് ചെയ്യപ്പെട്ടത് നിങ്ങൾക്ക് കാണാം
ഇതോടെ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുന്നു
ചുരുക്കത്തിൽ ഇവിടെ പഠിച്ചത് വിവിധ രീതിയിൽ ഒരു സ്പ്രെഡ് ഷീറ്റിൽ ഇമേജ് ഇൻസേർട്ട് ചെയ്യുന്നത്
ഫയലിൽ നിന്ന് clipboardൽ നിന്ന് ഗ്യാലറിയിൽ നിന്ന് ഇവിടെ ലഭ്യമായ വീഡിയോ കാണുക
ഇത് സ്പോകെൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു
നല്ല ബാൻഡ് വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൌൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്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
ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫികറ്റുകൾ നല്കുന്നു
കൂടുതൽ വിവരങ്ങൾക്കായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക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
ഈ മിഷനെ കുറിച്ചുള്ള കുടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്
ഈ ട്യൂട്ടോറിയൽ സമാഹരിച്ചത് ദേവി സേനൻ ഐറ്റ് ബോംബേ